ചിത്രത്തിൽ ഒരു പുൽമൈതാനത്ത് കിടക്കുന്ന ആടിനെ കാണാം.

ഈ ആട് വളരെ വികൃതമായിട്ടാണ് ഇരിക്കുന്നത് കാരണം ആടിൻറെ ഒരു കാൽ വളരെ വലുത് ആണ്.

ചിത്രത്തിൽ ഒരു തരിശുഭൂമിയിൽ ഒരു കെട്ടിടം കാണാൻ പറ്റുന്നു.

ഒരു പകൽ സമയത്താണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു.

ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു കാർ വർക്ക്ഷോപ്പ് ആണ് എന്ന് മനസിലാക്കാൻ സാധിക്കുന്നു.

ചിത്രത്തിന്റെ സൈഡ് ലായി ധാരാളം ബഹുനില കെട്ടിടങ്ങൾ കാണാൻ സാധിക്കുന്നു.

ഒരു വലിയ നീളമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നീല ലൈറ്റുകൾ തൂക്കിയിട്ടേക്കുന്നത് കാണാം ആ കെട്ടിടത്തിൽ ഒരു ക്ലോക്കൊണ്ട് .

ചിത്രത്തിൽ നിരവധി കുഞ്ഞു ചെടികൾ കിളിച്ചു നിൽക്കുന്ന ചിത്രമാണ് ഇത്.

നദിയുടെ കരയിൽ ധാരാളം വലിയ കെട്ടിടങ്ങളും മരങ്ങളും നിൽക്കുന്നതായി കാണാം.

ഒരു അമ്പലത്തിന്റെ മുൻ ഫാഗമാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്.

മതിലിന് മുകളിലായി പാറകൾ കൊണ്ടുണ്ടാക്കിയ പല ശിൽപ്പങ്ങളും കാണാം.

ചുമന്ന നിറത്തിലുള്ള കെട്ടിടത്തിൽ വെള്ള നിറത്തിൽ ആ കെട്ടിടത്തിന്റെ പേര് എഴുതിയിരിക്കുന്നത് കാണാം.

ഈ ഉപകരണത്തിൽ നിന്ന് ധാരാളം വെള്ളം താഴേക്ക് വീഴുന്നതായി കാണാം അത് വളരെ മനോഹരമായിട്ടുണ്ട്.

എല്ലാ കുട്ടികളും കൈകൾ പൊക്കിയാണ് ഡാൻസ് പ്രാക്റ്റീസ് ചെയ്യുന്നത്.

ചിത്രത്തിൽ നിരവധി ലൈറ്റ് കളും ചിത്രങ്ങളും കാണാൻ പറ്റും.

മൈതാനത്തിന് പിന്നിലായി വലിയ കെട്ടിടങ്ങളും മരങ്ങളും നിൽക്കുന്നതായി കാണാം.

നിരവധി കാറുകൾ സൈഡ് ഇൽ പാർക്ക് ചെയ്തിരിക്കുന്നതു കാണാം.

മറ്റൊരു സൈഡ് ഇൽ ചെടികളും വലിയ മരങ്ങളും നട്ടുവളർത്തിയേക്കുന്നത് കാണാം.

നിരവധി ആളുകൾ അവിടെ ഇവിടെയായി ഇരിക്കുന്നതും നിൽക്കുന്നതും --

ചിത്രത്തിൽ വെള്ള നിറത്തിലുള്ള വളരെ വലിയ കെട്ടിടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്.

നിരവധി ബൈക്കുകളും കാറുകളും അവിടെയായി പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം.

ചിത്രത്തിൽ വലിയ ഒരു പാലമാണ് കാണാൻ സാധിക്കുന്നത്.

ചിത്രത്തിൽ എയർടെല്ലിന്റെ ഒരു കടയാണ് കാണാൻ സാധിക്കുന്നത്.

വെളിയിൽ ഒരാൾ ചുമന്ന ടീഷർട്ട് ഇട്ടു നിൽക്കുന്നത് കാണാം.

മേശയുടെ വലതുവശത്തായി ഒരു സ്റ്റാപ്ലേയർ പിൻ ഇരിക്കുന്നത് കാണാം.

ചിത്രത്തിൽ വലിയ ഒരു മതിലാണ് കാണാൻ സാധിക്കുന്നത്.

പച്ച വെള്ള ഓറഞ്ച് നിറത്തിലുള്ള ബലൂണുകൾ മനോഹരമായി കെട്ടിത്തൂക്കിയിരിക്കുന്നത് കാണാൻ കഴിയുന്നു.

റ്റ നോട്ടത്തിൽ തന്നെ ഇത് ഇന്ത്യയിലെ ഒരു എ_ടി_എം ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.

റോഡിന് നടുവിലായി ചെറു ചെടികൾ നട്ട് പിടിപ്പിച്ചേക്കുന്നതായി കാണാം.

തേയില തോട്ടത്തിൻ്റെ ഇടയിൽ നിരവധി മരങ്ങൾ നിൽക്കുന്നത് കാണാം.

അതിനു പുറകിലായും മുൻപിലായും നിരവധി ചെടികളും മറ്റു വലിയ മരങ്ങളും കിളിച്ചു നിൽക്കുന്നതായി കാണാം.

ഒരു വലിയ കെട്ടിടം വെള്ള നിറത്തിൽ മുമ്പിൽ കാണാൻ സാധിക്കുന്നു.

ഇവ കണ്ടിട്ട് ഒരു ബേക്കറിയുടെ ഉൾഭാഗമാണെന്ന് തോന്നുന്നു.

ലഡു പേട തുടങ്ങിയ പതിനൊന്ന് കൂട്ടം പലഹാരങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത്.

ഒറ്റ നോട്ടത്തിൽ ഇത് ഒരു പഴയ ബാങ്ക് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്.

കതവിന് മുകളിലായി ആധാർ എന്ന് ചുമന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് കാണാം.

ഒറ്റനോട്ടത്തിൽ മല പാറകൾ കൊണ്ട് രൂപപ്പെട്ടതായി തോന്നുന്നുണ്ട്.

അവിടെ വളരെ നീളമുള്ള ഒരു കമ്പിയിൽ ചുമന്ന കൊടി കെട്ടിയിരിക്കുന്നതായി കാണാൻ പറ്റുന്നു.

ഒറ്റ നോട്ടത്തിൽ ഇതൊരു മ്യൂസിയത്തിൽ സംരക്ഷിച്ചിരിക്കുന്ന വസ്തുവായിട്ടാണ് തോന്നുന്നത്.

നിരവധി ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ അതിന് മുൻപിലായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്.

നല്ല ഉയർന്ന രൂപത്തിലാണ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്.

വലിയ ഒരു മൈതാനത്തിന്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്.

അവിടുത്തെ സ്റ്റാഫ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ രണ്ടുപേർ അവിടെ നിൽക്കുന്നുണ്ട്.

ഒറ്റ നോട്ടത്തിൽ ഇതൊരു വിവാഹ ഫംഗ്ഷൻ ഹാൾ ആയിട്ടാണ് തോന്നുന്നത്.